പ്രിയപ്പെട്ട ദേശവാസികളേ നമസ്കാരം
2018 അവസാനിക്കാൻ പോകയാണ്
2019 ലേക്ക് നാം പ്രവേശിക്കയാണ്
സ്വാഭാവികമായും ഈ സമയത്ത് കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ ചർച്ചാവിഷയമാകുന്നതിനൊപ്പം വരാൻ പോകുന്ന വർഷത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളുടെ ചർച്ചകളും കേൾക്കാം
വ്യക്തിയുടെ ജീവിതമാണെങ്കിലും സമൂഹജീവിതമാണെങ്കിലും രാഷ്ട്രത്തിന്റെ ജീവിതമാണെങ്കിലും എല്ലാവർക്കും തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് മുന്നോട്ട് എത്രത്തോളം നോക്കാനാകുമോ അത്രത്തോളം നോക്കാൻ ശ്രമിക്കേണ്ടതുമുണ്ട്
അതിലൂടെയാണ് അനുഭവങ്ങളുടെ നേട്ടങ്ങളുണ്ടാകുന്നത് പുതിയതായി പലതും ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്നതും
സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനോടൊപ്പം രാജ്യത്തെയും സമൂഹത്തെയും മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് നമ്മുക്ക് എന്ത് സംഭാവന നൽകാനാകുമെന്നും ചിന്തിക്കണം
നിങ്ങൾക്കേവർക്കും 2019 ന്റെ അനേകാനേകം ശുഭാശംസകൾ
2018 നെ എങ്ങനെയാണ് ഓർക്കേണ്ടതെന്ന് നിങ്ങളേവരും ചിന്തിച്ചിട്ടുണ്ടാകും
2018 നെ ഭാരതം ഒരു രാജ്യമെന്ന നിലയിൽ അവിടത്തെ 130 കോടി ജനങ്ങളുടെ കഴിവെന്ന നിലയിൽ എങ്ങനെ ഓർമ്മിക്കും എന്നോർക്കേണ്ടതും മഹത്തായ കാര്യമാണ്
അത് നമുക്കേവർക്കും അഭിമാനകരമാണ്
2018ൽ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന് തുടക്കം കുറിച്ചു
രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തി
ഭാരതം റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് രാജ്യത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണെന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു
രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെ ഫലമായി ശുചിത്വത്തിന്റെ മാനങ്ങൾ 95 ശതമാനവും കടന്നു മുന്നേറുകയാണ്
സ്വാതന്ത്ര്യത്തിനുശേഷം ചുവപ്പ് കോട്ടയിൽ നിന്ന് ആദ്യമായി ആസാദ് ഹിന്ദ് സർക്കാരിന്റെ 75 ാം വാർഷികത്തിന് ത്രിവർണ്ണപതാക ഉയർത്തി
രാജ്യത്തെ ഐക്യത്തിന്റെ ചരടിൽ കോർത്തിണക്കിയ സർദാർ വല്ലഭഭായി പട്ടേലിനെ ആദരിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരംകൂടിയ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിർമ്മിച്ചു
ലോകമെങ്ങും രാജ്യത്തിന്റെ പേര് ഉയർന്നുകേട്ടു
രാജ്യത്തിന് ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ഉയർന്ന പരിസ്ഥിതി അംഗീകാരമായ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചു
സൌരോർജ്ജത്തിന്റെ കാര്യത്തിലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യത്തിലും ഭാരതത്തിന്റെ ശ്രമങ്ങൾക്ക് ആഗോള തലത്തിൽ അംഗീകാരം ലഭിച്ചു
ഭാരതത്തിൽ അന്താരാഷ്ട്ര സൌരോർജ്ജ സംഘടനയുടെ ആദ്യത്തെ മഹാസമ്മേളനമായ ഇൻർനാഷണൽ സോളാർ അലയൻസ് നടന്നു
നമ്മുടെ രാജ്യത്തിന് ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് റാങ്കിംഗിൽ മുമ്പെങ്ങുമില്ലാത്ത മികവ് ഉണ്ടായിരിക്കുന്നു
രാജ്യത്തിന്റെ പ്രതിരോധമേഖലയ്ക്ക് പുതിയ ബലം ലഭ്യമായിരിക്കുന്നു
ഈ വർഷം നമ്മുടെ രാജ്യം വിജയകരമായി ആണവ ത്രിത്വം പൂർത്തീകരിച്ചു അതായത് ഇനി നമുക്ക് ജലം കര ആകാശം എന്നീ മൂന്നു മേഖലകളിലും ആണവശക്തി ലഭ്യമാണ്
നമ്മുടെ പെൺകുട്ടികൾ നാവികസാഗരപരിക്രമയിലൂടെ ലോകത്തെ വലം വച്ച് രാജ്യത്തിന്റെ അഭിമാനം വർധിപ്പിച്ചു
വാരണാസിയിൽ രാജ്യത്തെ ആദ്യത്തെ ജലപാത തുടങ്ങി
ഇതിലൂടെ ജലപാതയുടെ മേഖലയിൽ പുതിയ വിപ്ലവത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്
രാജ്യത്തെ ഏറ്റവും നീളമേറിയ റെയിൽറോഡ് പാലം ബോഗീബീൽ പാലം രാജ്യത്തിന് സമർപ്പിച്ചു
സിക്കിമിലെ ആദ്യത്തേതും രാജ്യത്തെ നൂറാമത്തേതുമായ വിമാനത്താവളത്തിന് പാക്യോംഗിൽ തുടക്കമായി
അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിലും ബ്ലൈൻഡ് ക്രിക്കറ്റ് ലോകകപ്പിലും ഭാരതം വിജയം കുറിച്ചു
ഇപ്രാവശ്യം ഏഷ്യൻ ഗെയിംസിൽ ഭാരതം വളരെയേറെ മെഡലുകൾ നേടിയെടുത്തു
പാരാഏഷ്യൻ ഗയിംസിലും ഭാരതം വളരെ നല്ല പ്രകടനം കാഴ്ചവച്ചു
ഭരതീയമായ എല്ലാ സാമൂഹിക ശ്രമങ്ങളുടെയും പട്ടിക നിരത്താൻ തുടങ്ങിയാൽ നമ്മുടെ മൻ കീ ബാത് 2019 ലെത്തുവോളും നീണ്ടുപോയെന്നു വരും
ഇതെല്ലാം 130 കോടി ജനങ്ങളുടെ അവിശ്രാന്ത പരിശ്രമം കൊണ്ടാണ് സാധ്യമായത്
2019 ലും ഭാരതത്തിന്റെ ഉന്നതിയുടെയും പുരോഗതിയുടെയും ഈ യാത്ര ഇങ്ങനെ തുടരുമെന്നും നമ്മുടെ രാജ്യം ശക്തമായി പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്നും എനിക്കു വിശ്വാസമുണ്ട്
പ്രിയപ്പെട്ട ജനങ്ങളേ ഈ ഡിസംബറിൽ വിശിഷ്യരായ നമ്മുടെ ബന്ധുജനങ്ങളിൽ ചിലരെ നമുക്ക് നഷ്ടമായി
ഡിസംബർ 19 ന് ചെന്നൈയിൽ ഡോക്ടർ ജയചന്ദ്രൻ നിര്യാതനായി
ഡോക്ടർ ജയചന്ദ്രനെ ആളുകൾ സ്നേഹപൂർവ്വം മക്കൾ മരുത്തുവർ എന്നാണ് വിളിച്ചിരുന്നത്
കാരണം അദ്ദേഹം ജനങ്ങളുടെ മനസ്സിലാണ് ഇടം നേടിയിരുന്നത്
ഡോക്ടർ ജയചന്ദ്രൻ ദരിദ്രർക്ക് ഏറ്റവും വില കുറഞ്ഞ ചികിത്സ ലഭ്യമാക്കുന്നയാളെന്ന നിലയിൽ അറിയപ്പെട്ടിരുന്നു
അദ്ദേഹം രോഗികളെ ചികിത്സിക്കാൻ എപ്പോഴും തയ്യാറായിരുന്നു
അദ്ദേഹത്തിന്റെയടുത്ത് ചികിത്സയ്ക്കെത്തുന്ന പ്രായംചെന്ന രോഗികൾക്ക് യാത്രാചിലവ്പോലും അദ്ദേഹം നല്കിയിരുന്നു
സമൂഹത്തിന് പ്രേരണയേകുന്ന അദ്ദേഹത്തിന്റെ അനേകം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ thebetterindia
com വെബ്സൈറ്റ് ൽ വായിക്കയുണ്ടായി
അതേപോലെ ഡിസംബറി 25 ന് കർണാടകയിലെ സുലാഗിട്ടി നരസമ്മയുടെ മരണവാർത്തയറിഞ്ഞു
സുലാഗിട്ടി നരസമ്മ ഗർഭിണികളായ അമ്മമാരുടെയും സഹോദരിമാരുടെയും പ്രസവത്തിന് സഹായം ചെയ്യുന്നയാളായിരുന്നു
അവർ കർണ്ണാടകത്തിൽ വിശേഷിച്ചും ദർഗ്ഗമങ്ങളായ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും സേവനം ലഭ്യമാക്കി
ഈ വർഷം ആരംഭത്തിൽ അവർക്ക് പത്മശ്രീ നല്കുകയുണ്ടായി
ജയചന്ദ്രനെയും സുലാഗിട്ടി നരസമ്മയെപ്പോലെയുമുള്ള ആനേകം പ്രേരണാസ്രോതസ്സുകളായ ആളുകളുണ്ട്
അവർ സമൂഹത്തിൽ എല്ലാവരുടെയും നന്മയ്ക്കുവേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ചവരാണ്
നാം ആരോഗ്യസംരക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഉത്തരേന്ത്യയിലെ ബിജ്നോറിൽ ഡോക്ടർമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും പറയാനാഗ്രഹിക്കുന്നു
നഗരത്തിലെ ചില യുവഡോക്ടർമാർ ക്യാമ്പുനടത്തി ദരിദ്രരെ ചികിത്സിക്കുന്നതായി കഴിഞ്ഞ ദിവസം ചില പാർട്ടി പ്രവർത്തകർ എന്നോടു പറഞ്ഞു
അവിടത്തെ ഹാർട്ട് ലങ്സ് ക്രിട്ടിക്കൽ സെന്റർ വകയായി എല്ലാ മാസവും മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു
അവിടെ പല രോഗങ്ങൾക്കും സൌജന്യ പരിശോധനകളും ചികിത്സയ്ക്കുമുള്ള ഏർപ്പാടുണ്ട്
ഇന്ന് എല്ലാ മാസവും നൂറുകണക്കിന് രോഗികൾ ഈ ക്യാമ്പു പ്രയോജനപ്പെടുത്തുന്നുണ്ട്
നിസ്വാർഥരായി സേവനത്തിലേർപ്പെടുന്ന ഈ ഡോക്ടർ സുഹൃത്തുക്കളുടെ ഉത്സാഹം തീർച്ചയായും അഭിനന്ദിക്കപ്പെടേണ്ടതാണ്
സാമൂഹിക ശ്രമങ്ങളിലൂടെ മാത്രമാണ് സ്വച്ഛ ഭാരത് മിഷൻ ഒരു വിജയകരമായ മുന്നേറ്റമായത് എന്ന് ഇന്നെനിക്ക് വളരെ അഭിമാനത്തോടെ പറയാനാകും
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഒരുമിച്ച് മൂന്നുലക്ഷത്തിലധികം ആളുകൾ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന് എന്നോടു ചിലർ പറയുകയുണ്ടായി
ശുചിത്വത്തിന് വേണ്ടിയുള്ള ഈ മഹായജ്ഞത്തിൽ സിറ്റി കോർപ്പറേഷൻ സേവനസന്നദ്ധസംഘടനകൾ സ്കൂൾകോളജ് വിദ്യാർഥികൾ ജബൽപൂരിലെ മുഴുവൻ ജനങ്ങളും ഉത്സാഹപൂർവ്വം പങ്കെടുത്തു
ഞാൻ thebetterindia
com നെക്കുറിച്ചു പറയുകയുണ്ടായി
അവിടെയാണ് എനിക്ക് ഡോ
ജയചന്ദ്രനെക്കുറിച്ച് വായിക്കാവൻ അവസരം കിട്ടിയത് എന്നും സൂചിപ്പിച്ചു
അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ തീർച്ചയായും thebetterindia
com ൽപോയി ഇങ്ങനെയുള്ള പ്രേരണാസ്രോതസ്സുകളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു
ഇങ്ങനെയുള്ള അനേകം വെബ്സൈറ്റുകൾ വൈശിഷ്ട്യങ്ങളുള്ള ആളുകളുടെ ജീവിതത്തിന് പ്രേരണയേകുന്ന അനേകം കഥകൾ നമ്മെ പരിചയപ്പെടുത്തുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്
thepositiveindia
com എന്ന സൈറ്റ് സമൂഹത്തിൽ പോസിറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നതിലും സമൂഹത്തെ അധികം സംവേദനക്ഷമതയുള്ളതാക്കുന്നതിനും ശ്രമിക്കുന്നു
ഇതേപോലെ yourstory
com Â യങ് ഇന്നോവേറ്റർസ് നെക്കുറിച്ചും വ്യവസായസംരംഭകരുടെ വിജയത്തിന്റെ കഥകളും വളരെയേറെ നമുക്കു പറഞ്ഞു തരുന്നു
ഇതുപോലെ samskritabharati
in യിലൂടെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു ലളിതമായ രീതിയിൽ സംസ്കൃതഭാഷ പഠിക്കാനാകും
നമുക്ക് ഇതുപോലുള്ള വെബ്സൈറ്റുകളെക്കുറിച്ച് പരസ്പരം ഷെയർ ചെയ്തുകൂടേ
പോസിറ്റിവിറ്റിയെ ഒത്തുചേർന്ന് വൈറലാക്കിക്കൂടേ
ഇതിലൂടെ കൂടുതൽ കൂടുതൽ ആളുകൾ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നമ്മുടെ നായകരെക്കുറിച്ച് അറിയും എന്നെനിക്കു വിശ്വാസമുണ്ട്
നെഗറ്റിവിറ്റി പരത്തുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്
എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അടുത്ത് വളരെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം 130 കോടി ജനങ്ങളുടെ ഒരുമിച്ചുള്ള ശ്രമങ്ങൾ കൊണ്ടാണ് സാധ്യമാകുന്നത്
എല്ലാ സമൂഹത്തിലും കളികൾക്ക് അതിന്റേതായ പ്രാധാന്യമുണ്ട്
കളികൾ നടക്കുമ്പോൾ കാണുന്നവരുടെ മനസ്സ് ഊർജ്ജം കൊണ്ടു നിറയുന്നു
കളികളുടെ പേര് പരിചയം അവരോടുള്ള ബഹുമാനം ഒക്കെ നമുക്ക് അറിയാനാകുന്നു
എന്നാൽ ചിലപ്പോഴൊക്കെ കളിയുടെ ലോകത്തേക്കാൾ മഹത്തായ വലുതായ ചില കാര്യങ്ങൾ ഇതിന്റെയൊക്കെ പിന്നിൽ ഉണ്ട്
ഞാൻ കശ്മീരിലെ ഒരു കുട്ടി ഹനായാ നിസാറിനെക്കുറിച്ച് പറയാനാഗ്രഹിക്കുന്നു
ആ കുട്ടി കൊറിയയിൽ കരാട്ടേ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി
ഹനായ 12 വയസ്സുകാരിയാണ് കശ്മീരിലെ അനന്തനാഗിലാണ് താമസിക്കുന്നത്
ഹനായ അധ്വാനിച്ചും മനസ്സർപ്പിച്ചും കരാട്ടെ അഭ്യസിച്ചു അതിന്റെ വിവിധ തലങ്ങളെക്കുറിച്ചറിഞ്ഞു സ്വയം കഴിവു തെളിയിച്ചു
ഞാൻ എല്ലാ ദേശവാസികൾക്കും വേണ്ടി അവർക്ക് ഉജ്ജ്വലമായ ഭാവി ആശംസിക്കുന്നു
ഹനായായ്ക്ക് വളരെ വളരെ ശുഭാശംസകളും ആശീർവ്വാദങ്ങളും നേരുന്നു
അതുപോലെ 16 വയസ്സുള്ള കുട്ടി രജനിയെക്കുറിച്ചും മാധ്യമങ്ങളിൽ വളരെ ചർച്ചകളുണ്ടായി
നിങ്ങളും തീർച്ചയായും വായിച്ചുകാണും
രജനി ജൂനിയർ മഹിളാ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി
രജനി മെഡൽ നേടിയ ഉടൻ ആ കുട്ടി അടുത്തുള്ള പാൽ കിട്ടുന്ന കടയിൽ പോയി ഒരു ഗ്ലാസ് പാൽ കുടിച്ചു
അതിനുശേഷം രജനി മെഡൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് ബാഗിൽ വച്ചു
നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും രജനി എന്തിനാണ് ഒരു ഗ്ലാസ് പാൽ കുടിച്ചത് എന്ന്
ആ കുട്ടി അതു ചെയ്തത് അച്ഛൻ ജസ്മേർസിംഗിനെ ആദരിച്ചുകൊണ്ടായിരുന്നു
അദ്ദഹം പാനിപ്പത്തിലെ ഒരു സ്റ്റാളിൽ ലസ്സി വിൽപ്പന നടത്തുന്നു
രജനി പറഞ്ഞത് ആ കൂട്ടിയെ ഈ നിലയിലെത്തിക്കുന്നതിൽ അച്ഛൻ വളരെ ത്യാഗങ്ങൾ സഹിച്ചു വളരെ കഷ്ടതകൾ സഹിച്ചു എന്നാണ്
ജസ്മേർ സിംഗ് എന്നും പ്രഭാതത്തിൽ രജനിയും അവരുടെ സഹോദരങ്ങളും ഉണരുന്നതിനു മുമ്പുതന്നെ ജോലിക്കു പോകുന്നു
രജനി ബോക്സിംഗ് പഠിക്കാനള്ള താത്പര്യം അച്ഛനെ അറിയിച്ചപ്പോൾ അച്ഛൻ അതിനു സാധ്യമായ എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കുകയും മകളുടെ ഉത്സാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു
രജനിക്ക് ഗുസ്തി പരിശീലനം പഴയ ഗ്ലൌസുകൾ അണിഞ്ഞു കൊണ്ട് വേണ്ടിവന്നു കാരണം അക്കാലത്ത് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു
ഇത്രയെല്ലാം തടസ്സങ്ങളുണ്ടായിട്ടും രജനി ഉത്സാഹം കൈവിട്ടില്ല ഗുസ്തി പഠിച്ചുകൊേണ്ടയിരുന്നു
സെർബ്ബിയയിൽ നിന്നും ഒരു മെഡൽ നേടിയിട്ടുണ്ട്
ഞാൻ രജനിക്കു ശുഭാശംസകളും ആശീർവാദങ്ങളും നേരുന്നു
രജനിയൊടൊപ്പം നിന്നതിനും ആ കുട്ടിയുടെ ഉത്സാഹം വർധിപ്പിച്ചതിനും അവളുടെ മതാപിതാക്കളായ ജസ്മേർ സിംഗ്ജിയ്ക്കും ഉഷാറാണിക്കും അഭിനന്ദനങ്ങൾ നേരുന്നു
ഈ മാസംതന്നെ പൂനയിലെ 20 വയസ്സുകാരി വേദാംഗി കുൽകർണി സൈക്കിളിൽ ലോകം വലംവയ്ക്കുന്ന ഏറ്റവും വേഗംകൂടിയ ആളായി മാറിയിരിക്കുന്നു
ആ കുട്ടി ദിവസേന 300 കിലോമീറ്റർ വീതം 159 ദിവസം സൈക്കിളിൽ സഞ്ചരിച്ചു
ദിവസേന 300 കിലോമീറ്റർ സൈക്കിളിൽ യാത്ര നിങ്ങൾക്കു സങ്കല്പിച്ചു നോക്കാവുന്നതാണ്
സൈക്കിൽ ചവിട്ടുന്നതിൽ ആ കുട്ടിക്കുള്ള ഉത്സാഹം തീർച്ചയായും അഭിനന്ദനാർഹമാണ്
ഇതുപോലുള്ള നേട്ടങ്ങൾ ഇങ്ങനെയുള്ള കഴിവിനെക്കുറിച്ചു കേട്ട് നമുക്ക് പ്രേരണ ലഭിക്കുന്നില്ലേ
വിശേഷിച്ചും എന്റെ യുവ സുഹൃത്തുക്കൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചു കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾക്കിടയിലും ചിലതു ചെയ്യാൻ തോന്നുകയില്ലേ നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഉത്സാഹം പാരമ്യത്തിലാണെങ്കിൽ തടസ്സങ്ങൾ സ്വയം ഇല്ലാതെയാകുന്നു
ബുദ്ധിമുട്ടുകൾ ഒരിക്കലും തടസ്സങ്ങളാകില്ല
ഇതുപോലുള്ള അനേകം ഉദാഹരണങ്ങളെക്കുറിച്ചു കേൾക്കുമ്പോൾ നമുക്കും ജീവിതത്തിൽ അനുനിമിഷം പുതിയ പ്രേരണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ ജനുവരിയിൽ ഉത്സാഹം നിറഞ്ഞ അനേകം ഉത്സവങ്ങൾ വരുന്നുണ്ട് ലോഹഡി പൊംഗൽ മകരസംക്രാന്തി ഉത്തരായനം മാഘബിഹു മാഘീ ഈ ഉത്സവങ്ങളുടെ അവസരത്തിൽ ഭാരതമെങ്ങും ചിലയിടത്ത് പരമ്പരാഗത നൃത്തം നിറച്ചാർത്തേകും ചിലയിടത്ത് വിളവെടുപ്പിന്റെ സന്തോഷത്തിൽ അഗ്നികുണ്ഡം തയ്യാറാക്കപ്പെടും ചിലേടത്ത് ആകാശത്ത് നിറപ്പകിട്ടാർന്ന പട്ടങ്ങൾ പറത്തും മറ്റു ചിലേടത്ത് മേളയുടെ അന്തരീക്ഷമാകും രൂപപ്പെടുക
മറ്റു ചിലയിടത്ത് കളികളുടെ മത്സരമായിരിക്കും ചിലയിടത്ത് പരസ്പരം എള്ളും ശർക്കരയും തീറ്റിക്കും
ആളുകൾ പരസ്പരം പറയും തില് ഗുഡ് ഘ്യാ ആണി ഗോഡ് ഗോഡ് ബോലാ ഈ എല്ലാ ഉത്സവങ്ങളുടേയും പേരുകൾ വെവ്വേറെയാണെങ്കിലും എല്ലാവരും ആഘോഷിക്കുന്നതിന്റെ പിന്നലെ വികാരം ഒന്നുതന്നെയാണ്
ഈ ഉത്സവങ്ങൾ ചിലയിടത്ത് വിളവും കൃഷിയുമായുമെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു
ഈ സമയത്താണ് സൂര്യൻ ഉത്തരായനത്തിലെത്തി മകരരാശിയിൽ പ്രവേശിക്കുന്നത്
ഇതിനുശേഷം പകലിന് ക്രമേണ നീളം കൂടി വരുന്നു
ശീതകാല വിളവെടുപ്പ് ആരംഭിക്കുകയും ചെയ്യുന്നു
നമ്മുടെ അന്നദാതാക്കളായ കർഷക സഹോദരീ സഹോദരന്മാർക്കും അനേകമനേകം ശുഭാശംസകൾ
വൈവിധ്യത്തിൽ ഏകത്വം ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം തുടങ്ങിയ വികാരങ്ങളുടെ സുഗന്ധം നമ്മുടെ ഉത്സവങ്ങളിൽ നിറഞ്ഞുനിൽക്കുന്നു
ഭാരതീയ സംസ്കാരത്തിൽ സമൂഹത്തേയും പ്രകൃതിയേയും വേറിട്ടു കാണുന്നില്ല
ഇവിടെ വ്യക്തിയും സമഷ്ടിയും ഒന്നുതന്നെയാണ്
പ്രകൃതിയുമായുള്ള നമ്മുടെ അടുത്ത ബന്ധത്തിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഉത്സവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കലണ്ടർ പഞ്ചാംഗം
ഇതിൽ വർഷം മുഴുവനുമുള്ള ഉത്സവങ്ങൾക്കൊപ്പം ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നിലയെക്കുറിച്ചുള്ള അറിവുമുണ്ടാകും
ഈ പരമ്പരാഗത കലണ്ടറിൽ നിന്നു മനസ്സിലാകുന്നത് പ്രാകൃതികമായ കാര്യങ്ങളും ആകാശത്തെ ഗതിവിഗതികളുമായി നമ്മുടെ ബന്ധം എത്രയോ പുരാതനമാണെന്നാണ്
ചന്ദ്രന്റെയും സൂര്യന്റെയും ഗതിയെ അടിസ്ഥാനമാക്കിയുള്ള ചാന്ദ്ര കലണ്ടറും സൂര്യ കലണ്ടറും അനുസരിച്ച് ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും തീയതികൾ നിശ്ചയിക്കപ്പെടുന്നു
ആര് ഏതു കലണ്ടറിനെ അവലംബിക്കുന്നു എന്നതനുസരിച്ചാണ് ഇത് തീരുമാനിക്കപ്പെടുന്നത്
പല പ്രദേശങ്ങളിലും ഗ്രഹനക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും ആഘോഷങ്ങളും ഉത്സവങ്ങളും ആഘോഷിക്കപ്പെടുന്നു
ഗുഡി പഡ്വാ ചേടിചംഡ് ഉഗാദി ഇതെല്ലാം ചാന്ദ്ര കലണ്ടറനുസരിച്ച് ആഘോഷിക്കപ്പെടുന്നു അതേസമയം തമിഴ് പുത്താണ്ട് വിഷു വൈശാഖം ബൈസാഖി പൊഇലാ ബൈസാഖ് ബിഹു ഈ ആഘോഷങ്ങളെല്ലാം സൂര്യകലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആഘോഷിക്കുന്നത്
നമ്മുടെ പല ഉത്സവങ്ങളിലും നദികളേയും ജലത്തേയും കാക്കണമെന്ന വികാരം വിശേഷിച്ചും ഉൾക്കൊള്ളുന്നതായി കാണാവുന്നതാണ്
ഛഠ് ആഘോഷം നദികളിലും തടാകങ്ങളിലും സൂര്യോപാസനയുമായി ബന്ധപ്പെട്ടതാണ്
മകരസംക്രാന്തിയുടെ അവസരത്തിലും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആളുകൾ പവിത്ര നദികളിൽ മുങ്ങിനിവരുന്നു
നമ്മുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും നമുക്ക് സാമൂഹികമൂല്യങ്ങളുടെ പാഠം പഠിപ്പിച്ചു തരുന്നു
ഒരു വശത്ത് ഇവയുടെ പൌരാണികമായ മഹത്വമുണ്ട് മറുവശത്ത് എല്ലാ ഉത്സവങ്ങളും ജീവിതത്തിന്റെ പാഠം പരസ്പരം സാഹോദര്യത്തോടെ ജീവിക്കേണ്ടതിന്റെ പ്രേരണ തികഞ്ഞ സ്വാഭാവികതയോടെ പറഞ്ഞു തരുന്നു
ഞാൻ നിങ്ങൾക്കേവർക്കും 2019 ന്റെ ശുഭാശംസകൾ നേരുന്നു വരുന്ന ഉത്സവങ്ങൾ നിങ്ങൾക്ക് നിറഞ്ഞ മനസ്സോടെ ആഘോഷിക്കുവാനാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു
ഈ ഉത്സവാവസരങ്ങളിൽ എടുക്കുന്ന ഫോട്ടോകൾ എല്ലാവരുമായി ഷെയർ ചെയ്യുക
അതിലൂടെ ഭാരതത്തിന്റെ വൈവിധ്യങ്ങളും ഭാരതീയ സംസ്കാരത്തിന്റെ സൌന്ദര്യവും എല്ലാവരും കാണട്ടെ
പ്രിയപ്പെട്ട ജനങ്ങളേ നമുക്കഭിമാനിക്കാവുന്നതും ലോകത്തിനാകെ അഭിമാനത്തോടെ കാട്ടിക്കൊടുക്കാവുന്നതുമായ കാര്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ സംസ്കാരം
അതിലൊന്നാണ് കുംഭമേള
കുംഭമേളയെക്കുറിച്ച് ഏറെ കേട്ടിട്ടുണ്ടാകും
സിനിമകളിലും അതിന്റെ ഉത്കൃഷ്ടതയും വിശാലതയുമൊക്കെ കണ്ടിട്ടുണ്ടാകും അവയൊക്കെ സത്യമാണു താനും
കുംഭമേളയുടെ സ്വരൂപം വളരെ വിരാടമാണ്
എത്രത്തോളം ദിവ്യമാണോ അത്രതന്നെ മഹത്തായതുമാണ്
രാജ്യത്തും ലോകമെങ്ങുമുള്ള ജനങ്ങൾ വന്ന് കുംഭമേളയിൽ പങ്കു ചേരുന്നു
കുംഭമേളയിൽ വിശ്വാസവും ഭക്തിയും നിറഞ്ഞ ജനസമുദ്രമാണ് പങ്കുചേരുന്നത്
ഒരുമിച്ച് ഒരിടത്ത് രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള കോടിക്കണക്കിന് ആളുകൾ ഒത്തു ചേരുന്നു
കുംഭമേളയുടെ പാരമ്പര്യം നമ്മുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തിൽ പടർന്നു പന്തലിച്ചതാണ്
ഇപ്രാവശ്യം ജനുവരി 15 മുതൽ പ്രയാഗരാജ് ൽ ആഘോഷിക്കുന്ന വിശ്വപ്രസിദ്ധമായ കുംഭമേളയെ നിങ്ങളും ഒരു പക്ഷേ വളരെ ഔത്സുക്യത്തോടെ കാത്തിരിക്കയാകും
കുംഭമേളയ്ക്കായി ഇപ്പോൾത്തന്നെ സന്ത്മഹാത്മാക്കൾ എത്തിച്ചേരാൻ തുടങ്ങിയിരിക്കുന്നു
ആഗോള പ്രാധാന്യമുള്ളതാണെന്നു മനിസ്സിലാക്കാൻ യുനെസ്കോ ഇന്റാഞ്ചിബിൾ കൾച്ചറൽ ഹെറിട്ടേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന പട്ടികയിൽ ചേർത്തിരിക്കുന്നു എന്നതുതന്നെ വലിയ തെളിവാണ്
കുറച്ചു ദിവസം മുമ്പ് പല രാജ്യങ്ങളുടെയും അംബാസഡർമാർ കുംഭമേളയുടെ തയ്യാറെടുപ്പുകൾ കണ്ടു
അവിടെ പല രാജ്യങ്ങളുടെയും രാഷ്ട്രധ്വജങ്ങൾ ഉയർത്തി
പ്രയാഗ്രാജിൽ നടക്കുന്ന ഈ കുംഭമേളയിൽ 150 ലധികം രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ എത്താനിടയുണ്ട്
കുംഭമേളയുടെ ദിവ്യതയിലൂടെ ഭാരതത്തിന്റെ മഹത്വം ലോകമെങ്ങും പരക്കും
കുംഭമേള സ്വയം അറിയുന്നതിനുമുള്ള ഒരു വലിയ മാധ്യമമാണ്
ഇവിടെ എത്തുന്ന എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ അനുഭൂതികളാണുണ്ടാകുന്നത്
ലൌകിക വസ്തുക്കളെ ഭൌതികമായ തലത്തിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു
വിശേഷിച്ചും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു പഠനാനുഭവമാണ്
ഞാൻ കുറച്ചു ദിവസം മുമ്പ് പ്രയാഗ് രാജിൽ പോയിരുന്നു
കുംഭമേളയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ഉത്സാഹപൂർവ്വം നടക്കുന്നതു കണ്ടു
അവിടത്തെ ജനങ്ങളും ഇക്കാര്യത്തിൽ വലിയ ഉത്സാഹത്തിലാണ്
അവിടെ ഇന്റഗ്രേറ്റഡ് കമാൻഡ് കണ്ട്രോൾ സെന്ത്രെ ജനങ്ങൾക്കുവേണ്ടി സമർപ്പിച്ചു
ഭക്തർക്ക് ഇത് വളരെയേറെ സഹായകമാകും
ഇപ്രാവശ്യം ഇവിടെ ശുചിത്വത്തിന്റെ കാര്യത്തിലും വളരെ പ്രധാന്യം കൊടുക്കുന്നുണ്ട്
നടത്തിപ്പിൽ ഭക്തിക്കൊപ്പം വൃത്തിയുമുണ്ടാകും ദൂരെ ദൂരെ ഇതിന്റെ സന്ദേശം എത്തുകയും ചെയ്യും
ഇപ്രാവശ്യം ഭക്തർക്ക് സംഗമത്തിൽ പവിത്രസ്നാനത്തിനുശേഷം അക്ഷയവട് ദർശിക്കാനും സാധിക്കും
ആളുകളുടെ വിശ്വാസത്തിന്റെ പ്രതീകമായ ഈ അക്ഷയവട് നൂറുകണക്കിന് വർഷങ്ങളായി കോട്ടയിൽ അടച്ചുനിർത്തിയിരിക്കയായിരുന്നു
അതുകൊണ്ട് ഭക്തർക്ക് ആഗ്രഹിച്ചാലും കാണാനാവില്ലായിരുന്നു
ഇപ്രാവശ്യം അവിടേക്ക് എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിരിക്കുന്നു
നിങ്ങളേവരും കുംഭമേളയിൽ പങ്കെടുക്കണം വിവിധങ്ങളായ തലങ്ങളുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ തീർച്ചയായും ഷെയർ ചെയ്യുകയും വേണം അതിലൂടെ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് കുംഭമേളയ്ക്ക് പോകാൻ പ്രേരണ ലഭിക്കട്ടെ
അധ്യാത്മ കുംഭമേള ഭാരതീയ ദർശനത്തിന്റെ മഹാകുംഭമാകട്ടെ
വിശ്വാസത്തിന്റെ കുംഭമേള ദേശീയതയുടെ മഹാകുംഭമാകട്ടെ
ദേശീയ ഐക്യത്തിന്റെ മഹാകുംഭമാകട്ടെ
ഭക്തരുടെ കുംഭമേള ആഗോള യാത്രികരുടെയും മഹാകുംഭമാകട്ടെ
കലാത്മകതയുടെ കുംഭമേള സൃഷ്ടിശക്തികളുടെയും മഹാകുംഭമാകട്ടെ
പ്രിയപ്പെട്ട ജനങ്ങളേ ജനുവരി 26ന് നടക്കുന്ന റിപബ്ലിക് ദിന ആഘോഷത്തിന്റെ കാര്യത്തിലും ജനങ്ങളുടെ മനസ്സിൽ വലിയ ഔത്സുക്യമുണ്ട്
ആ ദിവസം നാം നമ്മുടെ ഭരണഘടനസമ്മാനിച്ച മഹാ വ്യക്തിത്വങ്ങളെ ഓർമ്മിക്കുന്നു
ഈ വർഷം നാം പൂജനീയ ബാപ്പുവിന്റെ നൂറ്റമ്പതാം ജയന്തി വർഷം ആഘോഷിക്കുകയാണ്
ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ശ്രീ
സിരിൾ രാമാഫോസാ ഈ വർഷം റിപബ്ലിക ദിനത്തിൽ മുഖ്യ അതിഥിയായി ഭാരതത്തിൽ എത്തുകയാണ്
പൂജനീയ ബാപ്പുവും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുണ്ടായിരുന്നത്
മോഹൻ മഹാത്മാവായത് ഈ ദിക്ഷിണാഫ്രിക്കയിൽ നിന്നായിരുന്നു
ദക്ഷിണാഫ്രിക്കയിലാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹത്തിനു തുടക്കമിട്ടത് വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായ എതിർപ്പുമായി നിലകൊണ്ടത്
അദ്ദേഹം ഫീനിക്സ് ടോൾസ്റ്റോയ് ഫാമുകൾ സ്ഥാപിച്ചു
അവിടെ നിന്ന് ലോകമെങ്ങും ശാന്തിയുടെയും നീതിയുടേയും ശംഖധ്വനി മുഴങ്ങി
2018 നെൽസൺ മണ്ഡേലയുടെ ജന്മശതാബ്ദി വർഷമായും ആഘോഷിക്കപ്പെടുകയാണ്
അദ്ദേഹം മഡീബാ എന്ന പേരിലും അറിയപ്പെടുന്നു
നെൽസൺ മണ്ഡേല ലോകമെങ്ങും വർണ്ണവിവേചനത്തിനെതിരെ പോരാട്ടം നയിച്ചിരുന്നുവെന്നു നമുക്കറിയാം
എന്നാൽ മണ്ഡേലയുടെ പ്രേരണാസ്രോതസ്സ് ആരായിരുന്നു അദ്ദേഹത്തിന് ഇത്രയും വർഷം ജയിലിൽ കഴിയാനുള്ള സഹനശക്തിയും പ്രേരണയും ബാപ്പുതന്നെ ആയിരുന്നു
മണ്ഡേല ബാപ്പുവിനെക്കുറിച്ചെഴുതി മഹാത്മാ നമ്മുടെ ചരിത്രത്തിലെ അവിഭാജ്യഭാഗമാണ്
കാരണം ഇവിടെയാണ് അദ്ദേഹം സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരംഭിച്ചത്
ഇവിടെയാണ് അദ്ദേഹം നീതിക്കുവേണ്ടിയുള്ള തന്റെ ഉറച്ച നിലപാടു കാട്ടിത്തന്നത് ഇവിടെയാണ് അദ്ദേഹം സത്യാഗ്രഹമെന്ന ദർശനവും പോരാട്ടരീതികളും വളർത്തിയെടുത്തത്
അദ്ദേഹം ബാപ്പുവിനെ റോൾ മോഡലായി കണ്ടിരുന്നു
ബാപ്പുവും മണ്ഡേലയും ഇരുവരും തന്നെ ലോകത്തിനുമുഴുവൻ പ്രേരണാസ്രോതസാണെന്നു മാത്രമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ നമ്മെ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ സമൂഹനിർമ്മിതിക്കായി എപ്പോഴും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ കുറച്ചു ദിവസങ്ങൾക്കുമുമ്പ് ഗുജറാത്തിലെ നർമ്മദയുടെ തീരത്ത് കേവഡിയ എന്ന സ്ഥലത്ത് ഡി ജി പി മാരുടെ കോൺഫറൻസ് നടക്കുകയുണ്ടായി
അവിടെ ലോകത്തിലെ ഏറ്റഴും ഉയരും കൂടിയ പ്രതിമ സ്റ്റാച്യൂ ഓഫ് യൂണിറ്റിയുണ്ട്
അവിടെ വച്ച് രാജ്യത്തെ ഉന്നത പോലീസ് ഉദ്യാഗസ്ഥരുമായി അർഥവത്തായ ചർച്ച നടക്കുകയുണ്ടായി
രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് എങ്ങനെ ചുവടുവയ്ക്കണം എന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടന്നു
ആ സന്ദർഭത്തിൽ ഞാൻ രാഷ്ട്രീയ ഐക്യത്തിനുവേണ്ടി സർദാർ പട്ടേൽ പുരസ്കാർ ആരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചു
ഈ പുരസ്കാരം ഏതെങ്കിലും രീതിയിൽ ദേശീയ ഐക്യത്തിനുവേണ്ടി സംഭാവന ചെയ്തവർക്കാണു നല്കുക
സർദാർ പട്ടേൽ തന്റെ ജീവിതം മുഴുവൻ രാജ്യത്തിന്റെ ഐക്യത്തിനുവേണ്ടി സമർപ്പിക്കയുണ്ടായി
അദ്ദേഹം എപ്പോഴും ഭാരതത്തിന്റെ അഖണ്ഡത നിലനിർത്തുന്നതിൽ മുഴുകി ജീവിച്ചു
ഭാരതത്തിന്റെ ശക്തി ഇവിടത്തെ വൈവിധ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് സർദാർ സാഹബ് കരുതിയിരുന്നു
സർദാർ സാബിന്റെ ആ വികാരത്തെ ആദരിച്ചുകൊണ്ട് ഐക്യത്തിനുള്ള ഈ പുരസ്കാരത്തിലൂടെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ ജനുവരി 13 ഗുരു ഗോവിന്ദസിംഗിന്റെ ജയന്തിയുടെ പുണ്യദിനമാണ്
ഗുരു ഗോവിന്ദസിംഗ്ജി ജനിച്ചത് പട്നയിലായിരുന്നു
ജീവിതത്തിലെ അധികം സമയവും അദ്ദേഹത്തിന്റെ കർമ്മഭൂമി ഉത്തരഭാരതം ആയിരുന്നു
മഹാരാഷ്ട്രയിടലെ നാംദേടിലാണ് അദ്ദേഹം പ്രാണൻ വെടിഞ്ഞത്
ജന്മഭൂമി പട്നയിൽ കർമ്മഭൂമി ഉത്തരഭാരതം ജീവിതത്തിന്റെ അവസാന നിമിഷം നാംദേഡിൽ
ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതവർഷത്തിനു മുഴുവൻ അദ്ദേഹത്തിന്റെ ആശീർവ്വാദം ലഭിച്ചു
അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ നോക്കിയാൽ അതിൽ ഭാരതത്തെയും കാണാനാകും
പിതാവ് ശ്രീ
ഗുരുതേജ്ബഹാദുർജി രക്തസാക്ഷിയായതിനു ശേഷം ഗുരു ഗോവിന്ദ് സിംഹ് ജി 9 വയസ്സെന്ന ചെറു പ്രായത്തിൽത്തന്നെ ഗുരുവിന്റെ പദവി നേടി
ഗുരു ഗോവിന്ദസിംഹ് ജിക്ക് നീതിയ്ക്കായുള്ള പോരാട്ടത്തിനുള്ള ധൈര്യം സിക്കു ഗുരുക്കളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയതാണ്
അദ്ദേഹം ശാന്തവും ലാളിത്യം നിറഞ്ഞതുമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നുവെങ്കിലും ദരിദ്രരുടെയും ദുർബ്ബലരുടെയും ശബ്ദം അടിച്ചമർത്താൻ എവിടെയെങ്കിലും ശ്രമം നടന്നപ്പോൾ അവരോട് അനീതി പ്രവർത്തിച്ചപ്പോൾ ഗുരു ഗോവിന്ദസിംഹ്ജി ദരിദ്രർക്കും ദുർബലർക്കുംവേണ്ടി തന്റെ സ്വരം ഉച്ചത്തിൽ ഉയർത്തി അതുകൊണ്ടാണ് പറയുന്നത്
സവാ ലാഖ് സേ ഏക ലഡാഊം
ചിഡിയോം സോം മേം ബാജ തുഡാഊം
തബേ ഗോവിന്ദ് സിഹ് നാമ് കഹലാഊം
ലക്ഷങ്ങളോടു ഞാൻ ഒറ്റയ്ക്കു പൊരുതിയാൽ
പക്ഷികളിൽ ഞാൻ പരുന്തിനെ വീഴ്ത്തിയാൽ
എങ്കിലേ എന്നെ ഗോവിന്ദ്സിംഹെന്നു വിളിക്കേണ്ടതുള്ളൂ
ദുർബ്ബലരുമായി പോരാടി ശക്തികാട്ടാനാവില്ലെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു
ഗോവിന്ദ്സിംഹ് കരുതിയിരുന്നത് ഏറ്റവും വലിയ സേവനം മാനുഷികമായ ദുഃഖങ്ങളെ ദൂരീകരിക്കലാണ് എന്നാണ്
അദ്ദേഹം വീരത ശൌര്യം ത്യാഗം ധർമ്മപരായണത എന്നിവ നിറഞ്ഞ ദിവ്യപുരുഷനായിരുന്നു
അദ്ദേഹത്തിന് അലൌകികമായ ആയുധജ്ഞാനവും ശാസ്ത്രജ്ഞാനവും ഉണ്ടായിരുന്നു
യോദ്ധാവായിരുന്നതിനൊപ്പം ഗുരുമുഖി ബ്രജഭാഷ സംസ്കൃതം പാഴ്സി ഹിന്ദി ഉർദു അടക്കം പല ഭാഷകളും അറിയുന്ന ആളായിരുന്നു
ഞാൻ ഒരിക്കൽ കൂടി ഗുരു ഗോവിന്ദ് സിംഗിനെ നമിക്കുന്നു
പ്രിയപ്പെട്ട ദേശവാസികളേ രാജ്യത്ത് പല പല നല്ല സംഭവങ്ങളും നടക്കുന്നു എന്നാൽ അവയെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടക്കുന്നില്ല
അങ്ങനെയുള്ള ഒരു വിശേഷപ്പെട്ട ശ്രമമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ വഴിയായി നടക്കുന്നത്
മഹാത്മാഗാന്ധിയുടെ നൂറ്റമ്പതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെങ്ങും പല പരിപാടികളും നടത്തപ്പെടുന്നുണ്ട്
ഈ കൂട്ടത്തിൽ f
ഇ സേഫ് ഹെൽത്തി ഡയറ്റ് ഹബിറ്റ്സ് എന്നീ സംഘടനകൾ ഭക്ഷണസംബന്ധിയായ നല്ല ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കയാണ്
ഈറ്റ് റൈറ്റ് ഇന്ത്യ മുന്നേറ്റത്തിന്റെ ഭാഗമായി രാജ്യമെങ്ങും ആരോഗ്യ യാത്രകൾ സംഘടിപ്പിക്കുന്നു
ഈ പരിപാടി ജനുവരി 27വരെ നടക്കും
ചിലപ്പോഴൊക്കെ സർക്കാർ സംഘടനകളെ റെഗുലേറ്റർ എന്ന നിലയിലാണ് അറിയുക എന്നാൽ f
ഇ ഇതിനപ്പുറം കടന്ന് ജനങ്ങളിൽ ഉണർവ്വും അറിവും നല്കുന്നതിനായി ശ്രമിക്കുന്നുവെന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്
ഭാരതം ശുചിത്വമുള്ളതാകുമ്പോഴേ സമൃദ്ധവുമാകൂ
നല്ല ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായത് പോഷകാഹാരമാണ്
ഈ കാര്യത്തിൽ തുടക്കം കുറിച്ചതിന് f
ഇ യെ ഹാർദമായി അഭിനന്ദിക്കുന്നു
ഈ സംരംഭവുമായി സഹകരിക്കാൻ നിങ്ങളേവരോടും അഭ്യർഥിക്കുന്നു
നിങ്ങളും ഇതിന്റെ ഭാഗമാകുക വിശേഷിച്ചും കുട്ടികളെ ഇതെല്ലാം കാട്ടിക്കൊടുക്കുക
ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ കുട്ടിക്കാലത്തുതന്നെ പഠിക്കേണ്ടത് ആവശ്യമാണ്
പ്രിയപ്പെട്ട ജനങ്ങളേ ഇത് 2018 ലെ അവസാനത്തെ പരിപാടിയാണ്
2019 ൽ നമുക്ക് വീണ്ടും കാണാം വീണ്ടും മനസ്സിലുള്ളതു പറയാം
വ്യക്തിയുടെ ജീവിതമാണെങ്കിലും രാഷ്ട്രജീവിതമാണെങ്കിലും സമൂഹജീവിതമാണെങ്കിലും പ്രേരണയാണ് പുരോഗതിക്ക് അടിസ്ഥാനം
വരൂ പുതിയ പ്രേരണയോടും ഉത്സാഹത്തോടും നിശ്ചയത്തോടും പുതിയ നേട്ടങ്ങൾക്കായി പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ മുന്നേറാം മുന്നോട്ടു പോകാം സ്വയം മാറാം രാജ്യത്തെയും മാറ്റാം വളരെ വളരെ നന്ദി